ഉം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖലേ ആ അങ്ങനെ പോണു ആ നമ്മളോരോ യാത്രേം കാര്യങ്ങളിലൊക്കെണ് അങ്ങനെപ്പോ മ്മളാ തിരക്കല്ലെ പെരുനാൾ തെരക്കും അദെപോലെതഞ്ഞെ ഓണം കഴിഞ്ഞു പെരുന്നാൾ ആയി ഇനിധ ഇ ഈ ന്യൂ ഇയർ വെര്ന്നു

ഓക്കേ ഓക്കേ എങ്ങാട്ടെർന്നു യാത്ര എങ്ങട്ടെർന്നു അപ്പൊ ഞാനൊന്ന് ക്ക് ഇപ്പോ പോ ലോങ്ങേർന്നു പറഞ്ഞ ലോങ്ങേര്ന്ന് ഡേയ്‌സ് ട്രിപ്പെർന്നു ഞ ഒരുപാട്‌ ദിവസം അവ്ടെ ഖത്തറിൽ ഒന്ന് നിന്നു ആ ഫ്രണ്ട്സൻറെകൂടെ അവ്ടെ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞക്കെന്നു പാസ്സ്പോർട്മ് കാര്യങ്ങളൊക്കെ എടുക്കാള്ളതെരക്ക്

ആ മലപ്പുറം പോയി അധെപോലെതഞ്ഞേ ങേ അടുത്തത് കഴിഞ്ഞ് ഇവ്ടെ പിന്നെ ഖത്തറിൽപോയി അങ്ങനെ ഓരോ വിഷയങ്ങള ണ്ടായെ ഒകെ ഒക്കെ ഇന്റീമ് വലിയൊരു സ്വപ്നാണ് ഒരു ഓൾ ഇന്ത്യ ടൂർ ട്രിപ്പ് നോക്കെ പറീണത് സ്വന്തം ബൈക് ലായിട്ടനെ ഒരു യാത്രപോവാൻ നല്ല ആഗ്രഹള്ളൊരാളാണ് യാത്രകൂടതൽസ്‌നേഹിക്കണോരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോസ്റ്റൽപടിക്കണോരാള

ഹോസ്ടൽപ്പടിക്കണോടതഞ്ഞേ ഏകദേശം മുപ്പത്ദിവസത്തോളം ഹോസ്ടൽനിക്ക അപ്പൊ ഒര് എന്താ പറയാ ഒര് എന്ജോയ്മെന്റിന് വേണ്ടിട്ട് ഒര് എന്ത പറയാ ഒരു ഉല്ലാസത്തിന് വേണ്ടിട്ട്

സ്ഥിരായിട്ട് ലീവ്‌കിട്ടൂലെ അപ്പോപോണെ ആളാണ് അപ്പോ പഠിക്ക്ണെ കാലഘട്ടത്തിൽ നീണ്ട യാത്രകൾ ചെയ്യാൻ കഴിയാത്തൊണ്ട് പഠനം കഴിഞ്ഞീന്റെ ശേഷോര്

ഒരാളിന്ത്യ ഇന്ത്യ ട്രിപ്പൊക്കെ ഉദ്ദേശിക്കുന്ന ആളാണ് ഇങ്ങള് ഇന്ത്യലല്ലല്ലോയിപ്പോയാത്രപോയത് വിദേശ രാജ്യ യാത്രനെല്ലേ അതിപ്പോ ഇക്കും അങ്ങനെപോകൻ ആഗ്രഹണ്ട്

ലാ ലാ ല്ല ആ ആ ആ ആ

പ്പോ ഞമ്മളെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലൊക്കൊന്ന് സൈക്കിൾ ഓടിച്ച് പോവാന്ന് പറഞ്ഞ അവിടെ സംഭവല്ലേ കാരണം അവിടെ ഒന്നാമത് റോഡ് അങ്ങനെയാണ് ഇവിടെ ഈ കുണ്ട് കുണ്ടുകൾക്ക്

നമ്മളീ അടുത്ത് പറഞ്ഞില്ലെ ഒരാള് നടന്നട്ട് ഒരു മുസ്ലിമായൊരാൾ ഹജ്ജിയ്യാൻപോയിലെഅത് പോലൊരു ഇന്ത്യൻ യാത്രോക്കേ നടന്നിട്ട്

ആ അതൊക്കൊരു യെന്താണെന്ന് വെച്ചാലെ സാധ്യമാണ് സാധ്യം ആണ് തീർച്ചയായിട്ടും ഓരോരുത്തരെ ഓരോരുത്തരെ മനകര്ത്തിനനുസരിച്ചാണ് കാരണ അതിലൊരുപാട് ഇണ്ടാവാൻ പോണ്ണ ഒരുപാട് ബുദ്ധിമുട്ടഡ് സംഭവം സാധ്യമാണോ എന്നുള്ളത് ചോദ്യ ചിനല്ലേ

ഒരുപാട്‌ സുഗ ഒരുപാട് വിഷ ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ എന്ത് ഇതിനെ സപ്പോട്ടിയിണ്ടങ്കിലും ഇങ്ങനൊരു യ യാത്രകൾ അതാ എന്ത് ഒരു ബുദ്ധിമുട്ടാന്ന് പറീണ്ടെങ്കിലും അതെ അതെയാത്രനെ നമ്മളെ അനുഭൂധിച്ചുകൊണ്ടുള്ള ഒരുപാട് മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ണ്ട് തോന്നുണു അതിനെ കുറിച്ച് ആ ആ ആ അതെ ഈ ഹിന്ദു വേദഗ്രന്തങ്ങളിലൊക്കെ പറേണ്ണ്ട് ഏഹ് ഏഹ് സർവണ നൊക്കെ പറഞ്ഞട്ട് ഒരുപാട് കൃപ്‌തങ്ങൾ വേര്ണ്ട് അവടൊക്കെന്ത വിഷയംവെച്ച അവിടൊക്കെ നമ്മൾ അനു യാത്രകളൊക്കെ അനുഭവിക്കളേ അല്ലെങ്കി ഒരുപാട് ആ എന്ത് ഒരു പരിജയസമ്പത്തുണ്ടാക്കാന്നാണ് ഇവിടൊക്കെ നടക്കാപോൺ ഒരുപാട് കാലിന് തയമ്ബ് ണ്ടാവാനുള്ളത് മാത്രാണ് പല പല പല പല സംസഥാനങ്ങൾ പല പല സംസഥാനങ്ങൾ സന്ദർശിക്ക അവരുടെ കൽച്ചേർസ് അവരുടെ സംസ്കാരങ്ങൾമനസ്സിലാക്ക അവരുടെ ഭാഷകളിൽ നമ്മുക്കും ചെറിയൊരു പങ്ക് ചേരണരീതീല് നമ്മൾ ആ ഭാഷ ചെറുതായിട്ട്പടിക്ക അതുപോലതഞ്ഞേ അവരുടെ അവിടത്തെ വികസനങ്ങളെ കുറിച്ച് മനസ്സിലാക്ക ഡെവലപ്പ്മെന്സിനെ കുറിച് നമുക്കത് എങ്ങനെഎത്രത്തോളംനമ്മുടെ നാട്ടാളിൽ കാലിന് ആ ആ ആകാലിന് തയംബിണ്ടാവാൻ ഇപ്പൊ നല്ലൊരു സേഫായ യാത്ര

അത് അപ്ലൈ ചെയ്യാൻ കഴിയും അവിടത്തെ ഫാമിലി രീതികളെക്കുറിച്ഛ് ഒക്കെ നമ്മളെ കാട്ടിൽ വെത്യസ്തയിരിക്കും പലപല സംസഥാനങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങൾ പ്രതേകിച് കേരളമാകുമ്പോ ഏറ്റവും കൂടുതൽ എന്താ പറയ സംസ്കാര രീതികളിൽ അടിപൊളി അറിയ പെടുണൊരു സംസ്ഥാനംകൂടെണല്ലോ കേരളം അപ്പൊ കേരളത്തെ സംബന്ധിച്ചടത്തോളം നമ്മൾ അങ്ങനെ രീതീല് യാത്രചെയ്യണത് നല്ലൊരു ആശയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ

ആ നമ്മൾ ഈ സേഫായൊരു യാത്രാവണം എന്നും യാത്രകൾക്ക് സേഫ് സേഫ്റ്റി കൂടി നോക്കണം എന്ത് നേരമറിച്ഛ് ഞമ്മളെന്ദ് ഏഹ് ഒര് ഒ പ്പൊ എല്ലാരും പറീം നല്ല മൈലേജ് ഉള്ള കാറിൽ പോവ അങ്ങനൊന്നുള്ളതല്ല നല്ല സേഫ്റ്റി യാത്രപോവ് ഇപ്പൊ ഇന്നോവേലെന്നെ പോണ്ടേരും ഒരുപക്ഷെ ബുള്ളറ്റ്ല് പോണ്ടേരും ഒരുപക്ഷെ എണ്ണ എന്തായാലും നമ്മൾ ഒരു കൊറവ അടിക്കേണ്ടരണ്ടാവാ കൊറച്ചുകൂടുതൽ അടിക്കണ്ടേരും നേരം മറിച് ഒരു പാഷൻപ്ലസ്ല് അല്ലെങ്കി ഹീറോ ഹോണ്ട മോഡല് മറ്റേ സ്‌പ്ലെൻഡർ ഒക്കെ എട്ത് കൊറച് ഒഴിച്ചെ അതിലൊക്കൊരു ഉപരിപറഞ്ഞ വാക്കിള്ളോര് ശ്രേദ്ധ ആകർഷിക്കണ രീതീൽ അല്ലെങ്കി ഞമ്മക്കഞ്ഞേ ഒരു റ എന്ത് നല്ല മാനസീക അനുപൂതി തെരുന്ന അല്ലെങ്കി

അതെ പ്പം ഇങ്ങൾപ്പോ വിദേഷ യാത്ര നടത്തിയ ഒരാളല്ലെ ഈ ആകാശ വിമാനയാത്ര കുറിച്ച് നിങ്ങളെരുത് എന്താണ് അഭിപ്രായം സോഭാവികയിട്ടനമ്മൾ ഫുൾ ആകാശത്തിലൂടെയായിരിക്കും അപ്പൊ ഒരുപാട് കാര്യങ്ങള് കാഴ്ചകളെ തൊട്ട് നമ്മളെ തടയിണൊരു കാര്യല്ലേ വിമാനയാത്ര

ആ അതൊരു നിങ്ങളൊരു എന്തായിട്ടതോന്നുണെ നമ്മളൊരു സ്റ്റുഡന്റ് നെല്ക അത് ചിയാനോ ഒരുര് വല്യൊരു വലിയൊരു ഓ ഒര് സാധനം ആകാശത്തൂടെ ഇങ്ങനെ പറക്ക ഒര് അടീലോന്നും കാണില്ല ഒരു വെറും എന്ത് അപരിചിതനുമായ ഒരുപാട് കാര്യങ്ങൾ ഇവ്ട്ന്ങ്ങനെ അടീന്ന് പറഞ് ഇങ്ങക്ക് എന്ത് സ്റ്റുഡൻസ് ഏഹ് ഓ ഒരുപക്ഷെ ഒര് സഞ്ചരിച്ച ഒരാൾ പറഞ്ഞേകാരം അതിലപ്പുറം നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാതിരിക്കണ്ടല്ലേ ഒരുപക്ഷെ അവിടെ എത്തിയതിന് ശേഷം പോലും ഞാൻ ഓസ്‌ട്രേലിയ്ക്കാണ് പോണേനുണ്ടേല്മ് ഓസ്‌ട്രേല്യഎത്തീൻ ശേഷം ഒരുപാട് കാഴ്ച്ചകൾ കാണാം പക്ഷെ ഓസ്‌ട്രേലിയ എത്തുന്നതിന് മുമ്പുള്ള വഴിയിലുള്ള ഒരുപാട് കാഴ്ചകൾ പറ്റി നമ്മടെ

ഒരു ഒരു വ്യത്യസ്തമായ സഞ്ചാര രീതി ആണ് ഇതിലൂടെനമുക് ഇവടെ പരിജയപെടുത്തുന്ന കാരണം ഈ ഒര് എയറിലൂടെ കാരണം ഒരുപാട് കാണാണ്ട് ആരാ കാണാനില്ല പറഞ്ഞേ ഒരുപാട് അടികാര്യങ്ങൾ മ്മക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എറങ്ങണൊരു സിസ്റ്റം മനസ്സിലാക്കാണ്ട് കേറുമ്പൊള്ള ആ ഒര്

നൈറ്റ് ഒക്കെ എന്ത് നമ്മളിങ്ങനെ ഇരുപത്തൊന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് ഒരേ നെലക്ക് നമ്മൾ ഇതില് പോവുമ്പൊ മ്മക്കൊരു ചടപ്പ്ണ്ടാവും പറേണ്ടത്‌ ശെരിയ

കപ്പൽ യാത്ര കൂടെഉദ്ധേശിക്ണ്ട് അതിനെസംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക് ഞൻ ബന്ധപ്പെടേണ്ട് ബന്ധപെടണ്ട ഒകെ ഓക്കേ ശെരിയെന്ന ശെരിയെന്ന ആ ആ ആ ആ